Linux ലെ ഫൈൽ സിസ്റ്റത്തെ കുറിച്ചുള്ള ഈ സ്പോക്കൺ ടുട്ടോറിയലിലേക്ക് സ്വാഗതം
ഞാൻ ഉബുണ്ടു 1004 ആണ് ഉപയോഗിക്കുന്നത്
നിങ്ങൾക്ക് ലിനക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എങ്ങനെ തുടങ്ങണമെന്നും commands കളെപ്പറ്റി ചില അടിസ്ഥാനപരമായ ആശയം ഉണ്ടെന്നും കരുതുന്നു
നിങ്ങൾക്കു താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്ന വെബ് സൈറ്റിൽ ഇത് മറ്റൊരു സ്പോകൺ ടുടോരിയലിലൂടെ ലഭ്യമാണ്
httpspoken tutorialorg ശ്രദ്ധിക്കേണ്ട മറ്റൊരുകാര്യം ലിനക്സ് കേസ് സെൻസിറ്റീവ് ആണെന്നതാണ്
അല്ല എന്ന് സൂചിപ്പിക്കാത്ത പക്ഷം ഈ ടുടോരിയലിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ കമാൻഡ്സ് കളും ലോവർ കേസ് ൽ ഉള്ളതാണ്
ലിനക്സ് ൽ മിക്കവാറും എല്ലാം ഒരു ഫയൽ ആണ്
അപ്പോൾ എന്താണ് ഒരു ഫയൽ
യഥാർത്ഥത്തിൽ ഫയൽ എന്നത് നമുക്ക് നമ്മുടെ ഡോകുമെന്റുകളും പേപ്പറും സൂക്ഷിക്കാൻ പറ്റുന്ന ഇടമാണ്
അതുപോലെ തന്നെ ഒരു ലിനക്സ് ലെ ഒരു ഫയൽ എന്നത് ഇൻഫർമേഷൻ സൂക്ഷിക്കുന്നതിനുള്ള ഒരു കണ്ടെയ്നർ ആണ്
അടുത്തതായി എന്താണ് ഒരു ഡയറക്ടറി
ഒരു ഡയറക്ടറി എന്നത് ഫയലുകളുടെയും മറ്റു ഡയറക്ടറി കളുടെയും ഒരു ശേഖരം ആണ് എന്ന് മനസിലാക്കുക
ചിട്ടയായ രീതിയിൽ നമ്മുടെ ഫയലുകളെ ക്രമപ്പെടുത്താൻ ഒരു ഡയറക്ടറി നമ്മളെ സഹായിക്കുന്നു
നമ്മൾ Windows ൽ folder കൾ എന്ന് വിളിക്കുന്ന പോലെയാണ് ഇത്
മറ്റുള്ളവർക്ക് ഉപയോഗിക്കുവാനോ ഭേദഗതി വരുത്തുവാനോ കഴിയാത്ത വിധത്തിൽ വിവിധ യൂസർ കൾക്ക് അവരുടെതായ directory കൾ ഉണ്ടാക്കുവാൻ ഇത് സഹായിക്കുന്നു
കൂടാതെ directory കൾ ഇല്ലെങ്കിൽ സിസ്റ്റത്തിൽ ഉള്ള എല്ലാ ഫയലുകൾക്കും സമാനതകളില്ലാത്ത പേരുകൾ നൽകേണ്ടിവരും അതു നിലനിർത്താൻ പ്രയാസമാണ്
എങ്കിലും ഫയലുകളെയും ഡയറക്ടറി കളെയും കുറിച്ചുള്ള ഇത്തരം നിർവ്വചനങ്ങൾ പൂർണമായും ശരിയല്ലെങ്കിൽ കൂടെ അവയെ കുറിച്ചുള്ള പൊതുവായ വിവരം ഉണ്ടാകുന്നതു നല്ലതാണ്
ഒരു ഫയലിൽ അതിന്റെ ഉള്ളടക്കതോടൊപ്പം ഒരു പേരും കുറച്ചു പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻഫർമേഷൻ ആയ ഉണ്ടാക്കിയ ഭേദഗതി വരുത്തിയ തീയതി ആര്ക്കെല്ലാം അനുവാദമുണ്ട് തുടങ്ങിയവ ഉണ്ടായിരിക്കും
പ്രോപ്പർട്ടീസ് ഡാറ്റയുടെ ഒരു സുപ്രധാന ഭാഗമായ ഫയലിന്റെ inode ലാണ് ശേഖരിച്ചു വച്ചിരിക്കുന്നത്
ഫയലിന്റെ length ഉം എവിടെയാണ് ഇത് ശേഖരിച്ചു വച്ചിരിക്കുന്നത് എന്നതും ഉൾകൊള്ളുന്നു
സിസ്റ്റം ഫയലുകള് inode ന്റെ നമ്പരുകൾ ആണ് ഉപയോഗിക്കുന്നത്
വലിയ സംഖ്യകളെക്കാൾ പേരുകൾ ഓർക്കാൻ എളുപ്പമായതിനാൽ നമ്മുടെ പ്രയോജനതിനുവേണ്ടി ഡയറക്ടറി സ്ട്രക്ചർ ഫയലുകൾക്ക് പേരുകൾ നല്കിയിരിക്കുന്നു എന്നേയുള്ളൂ
ഇതിന്റെ ലഘുവായ വ്യാഖ്യാനത്തിനു വിപരീതമായി ഒരു ഡയറക്ടറി സത്യത്തിൽ മറ്റു ഫയലുകളെ ശേഖരിച്ചു വയ്ക്കുന്നില്ല ഇത് തന്നെ ഇനോട് നമ്പരകളും മറ്റു ഫയലുകളുടെ പേരുകളും ഉള്ക്കൊള്ളുന്ന ഒരു ഫയൽ ആണ്
യഥാര്ത്ഥത്തിൽ Linux ൽ മൂന്നു തരം ഫയലുകൾ ഉണ്ട് 1 റെഗുലർ ഫയലുകൾ അഥവാ ഓർഡിനറി ഫയലുകൾ160 characters ന്റെ ഒരു കൂട്ടം പോലെ ഡാറ്റ മാത്രം അടങ്ങിയിരിക്കുന്നവ
2 Directories മുന്പുള്ള slide കളിൽ നമ്മൾ കണ്ടതുപോലെയുള്ളവ
3 ഡിവൈസ് ഫയലുകൽ160 Linux ൽ എല്ലാ ഹാർഡ്വെയർ ഡിവൈസ് കളും അനുബന്ധമായവയും ഫയലുകൾ ആയി ആണ് പ്രതിപാധിക്കുന്നത്
ഒരു സിഡി ഒരു ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ ഒരു യുഎസ്ബി സ്റ്റിക്ക് പോലും Linux ൽ ഒരു ഫയൽ ആണ്
എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ
ഓർഡിനറി ഫയലുകൾക്കുള്ള അതെ മാർഗത്തിലുടെ തന്നെ ഈ device കളിൽ എഴുതുവാനും വായിക്കുവാനും ഇത് നമ്മളെ സഹായിക്കുന്നു
Linux ൽ എല്ലാ ഫയലുകളും ബന്ധപ്പെട്ടിരിക്കുന്നു
ചുരുക്കത്തിൽ നമ്മൾ ചെയ്യുന്നതുപോലെ ഒരു കുടുംബം രൂപീകരിക്കുന്നു
ഒരു ഡയറക്ടറി ഉൾകൊള്ളുന്ന ഫയലുകളും subdirectory കളും തമ്മില് ഒരു പേരന്റ് - ചൈൽഡ് ബന്ധം ഉണ്ടാവും
ഇത് ലിനക്സ് ഫയൽ സിസ്റ്റം ട്രീ ഉത്ഭവിക്കുവാൻ ഇടയാകും
ഏറ്റവും മുകളിൽ root ഫ്രണ്ട്സ്ലാഷ് ഉപയോഗിച്ച് സൂചിപ്പിക്കുന്നു ഇത് മറ്റുള്ള എല്ലാ ഫയലുകളെയും director കളെയും ഉള്ക്കൊള്ളുന്നു
നമുക്ക് ശരിയായുള്ള പത്ത് അറിയാമെങ്കിൽ ഇത് നമ്മളെ ഒരു ഫയലിൽ നിന്നും മറ്റുള്ളവയിലേക്കു നയിക്കുന്നു
ലിനക്സ് ഫയൽ സിസ്റ്റത്തിനൊപ്പം നമ്മൾ പ്രവര്ത്തിക്കുകയാണെങ്കിൽ ഈ ട്രീയോടൊപ്പം നമ്മൾ സഞ്ചരിക്കുന്നതായി തോന്നും
ഒരു കമാണ്ട് കൊണ്ട് നിങ്ങളെ ഒരു സ്ഥലത്തുനിന്നും മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റും
താല്പര്യം തോന്നുന്നില്ലേ
തീർച്ചയായും അങ്ങനെതന്നെ
നമുക്ക് നോക്കാം
നമ്മൾ ലിനക്സ് സിസ്റ്റത്തിൽ ലോഗിൻ ചെയ്യുമ്പോൾ ഡിഫോൾട്ട് ആയി ഹോം directory ൽ ആണ് എത്തുന്നത്
അതിനുശേഷം terminal ലിലേക്ക് മാറുക
CtrlaltT ഉബണ്ടുവിൽ ടെർമിനൽ സ്റ്റാർട്ട് ചെയ്യുവാൻ സഹായിക്കും
എല്ലാ യുണിക്സ് സിസ്റ്റത്തിലും ഈ കമാൻഡ് ചിലപ്പോൾ പ്രവർത്തിക്കില്ല
എങ്കിലും ഒരു ടെർമിനൽ തുറക്കുന്നതിനുള്ള നടപടിക്രമം മുൻപുതന്നെ മറ്റൊരു സ്പോക്കൺ ടുടോരിയലിൽ വിശദീകരിചിട്ടുണ്ട്
ഹോം ഡയറക്ടറി കാണുന്നതിനായി കമാൻഡ് prompt ൽ എച്ചോ സ്പേസ് ഡോളർ ക്യാപിറ്റലിൽ h o m ഇ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് നമ്മുടെ ഹോം ഡയറക്ടറി യുടെ path നാമെ നൽകുന്നു
നമുക്ക് ഒരു directory യിൽ നിന്നും മറ്റൊന്നിലേക്കു പോകുവാൻ പറ്റും
പക്ഷെ ഏതു സമയത്തും നമ്മൾ ഒരു directory യിൽ ആയിരിക്കും
ഈ ഡയറക്ടറി അറിയപ്പെടുന്നത് കറന്റ് ഡയറക്ടറി അഥവാ വർക്കിങ് ഡയറക്ടറി
ഇപ്പോൾ slide കളിലേക്ക് തിരിച്ചു പോകുക
കറന്റ് ഡയറക്ടറി കാണുന്നതിനായി പിഡബ്ല്യുഡി കമാൻഡ് നമ്മളെ സഹായിക്കും
പിഡബ്ല്യുഡി എന്നാൽ പ്രസന്റ് വർക്കിങ് ഡയറക്ടറി
കമാണ്ട് പ്രോംറ്റിൽ പിഡബ്ല്യുഡി എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ ഇതാണ് നമ്മുടെ പ്രസന്റ് വർക്കിങ് ഡയറക്ടറി
നേരത്തെ പറഞ്ഞിരുന്നു നമുക്ക് ഒരു directory യിൽ നിന്നും മറ്റൊന്നിലേക്കു പോകാം എന്ന്
പക്ഷെ നമ്മൾ അതു എങ്ങനെ ചെയ്യും
നമുക്ക് ഈ ആവശ്യത്തിനായി സിഡി കമാൻഡ് ഉണ്ട്
നിങ്ങൾക്ക് പോകേണ്ടുന്ന directory യുടെ pathnameസിഡി കമാൻഡ് ന്റെ ഒപ്പം ടൈപ്പ് ചെയ്യണം
നമ്മുടെ കറന്റ് ഡയറക്ടറി കാണുന്നതിനായി വീണ്ടും നമ്മൾ കമാൻഡ് പ്രോംപ്റ്റ് ൽ പിഡബ്ല്യുഡി എന്ന് ടൈപ്പ് ചെയ്തു എന്റര് അമർത്തുക
അങ്ങനെ നമ്മൾ ഈ directory യിൽ എത്തി
ഇപ്പോൾ നമുക്ക് സ്ലാഷ് യുഎസ്ആർ directory യിലേക്ക് പോകണം എന്ന് പറയുകയാണെങ്കിൽ സിഡി സ്പേസ് സ്ലാഷ് യുഎസ്ആർ എന്ന് ടൈപ്പ് ചെയ്യുക
ഇവിടെ ഓർക്കേണ്ടത് linux ൽ സ്ലാഷ് എന്നതുകൊണ്ട് ഉദേശിക്കുന്നത് ഫ്രണ്ട് സ്ലാഷ് ആണ്
എന്നിട്ട് എന്റര് അമർത്തുക
നമുക്ക് ഇപ്പോൾ നമ്മുടെ കറന്റ് ഡയറക്ടറി കാണാം
പിഡബ്ല്യുഡി എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
അതെ നമ്മൾ സ്ലാഷ് യുഎസ്ആർ directory യിലേക്ക് മാറി കഴിഞ്ഞു
ഇവിടെ പ്രശ്നം പത്നമേസ് ചിലപ്പോൾ വളരെ വലുതായിരിക്കും
എന്ത്കൊണ്ടെന്നാൽ ഇവ റൂട്ട് directory യിൽ നിന്നും ആരംഭിച്ചിട്ടുള്ള എല്ലാ path കളും ചേര്ക്കപ്പെട്ടിരിക്കുന്ന അബ്സല്യൂട്ട് പത്നമേസ് ആയതിനാലാണ്
ഇതിനു പകരം കറന്റ് directory യിൽ നിന്നും ആരംഭിക്കുന്ന റിലേറ്റീവ് പത്നമേസ് നമുക്ക് ഉപയോഗിക്കാം
ഇപ്പോൾ നമ്മൾ രണ്ടു പ്രത്യേക ക്യാരക്ടർസ് നെ പറ്റി അറിഞ്ഞിരിക്കണം
ഡോട്ട് ഇത് കറന്റ് ഡയറക്ടറി യെ പ്രതിനിധീകരിക്കുമ്പോൾdot ഡോട്ട് കറന്റ് directory യുടെ പേരന്റ് directory യെ സൂചിപ്പിക്കുന്നു
നമുക്ക് സിഡി command നെ പറ്റി ലഘുവായി പഠിക്കാം
ഹോം directory യിലേക്ക് മടങ്ങി പോകുന്നതിനു സംശയലേശമന്യേ സിഡി കമാൻഡ് ഉപയോഗിക്കാം
കമാൻഡ് prompt ൽ സിഡി എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ പിഡബ്ല്യുഡി കമാൻഡ് വച്ച് നമ്മുടെ കറന്റ് ഡയറക്ടറി പരിശോധിക്കുക
അങ്ങനെ നമ്മൾ നമ്മുടെ ഹോം directory യിൽ മടങ്ങി വന്നു
homegnuhata വിവരണം സ്ലാഷ് ഹോം സ്ലാഷ് ഗ്നുഹത ഇനി നമുക്ക് മ്യൂസിക്ക് directory യിലേക്ക് പോകാം
കമാൻഡ് prompt ൽ സിഡി സ്പേസ് Musicഎം ക്യാപിറ്റലിൽ സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ നമ്മുടെ കറന്റ് ഡയറക്ടറി പിഡബ്ല്യുഡി കമാൻഡ് ഉപയോഗിച്ച് പരിശോധിക്കുക
പിഡബ്ല്യുഡി എന്നിട്ട് എന്റർ അമർത്തുക
നോക്കൂ നമ്മൾ homegnuhataMusic ലേക്ക് നീങ്ങിയിരിക്കുന്നു
Music ൽ നിന്ന് പേരന്റ് directory യിലേക്ക് നമുക്ക് പോകാം
അതിനായി ഡോട്ട് dot ഓടു കൂടി സിഡി കമാൻഡ് ഉപയോഗിക്കുക
കമാൻഡ് prompt ൽ സിഡി സ്പേസ് ഡോട്ട് ഡോട്ട് എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇപ്പോൾ പിഡബ്ല്യുഡി ടൈപ്പ് ചെയ്തു നമ്മുടെ പ്രസന്റ് ഡയറക്ടറി പരിശോധിക്കുക
വീണ്ടും നമ്മൾ homegnuhata ൽ ആണ്
ഇപ്പോൾ നമുക്ക് ഡോട്ട് ഉപയോഗിച്ച് കറന്റ് directory യുടെ subdirectory യിലേക്ക് പോകാം
കമാൻഡ് പ്രോംപ്റ്റ് ൽ സിഡി സ്പേസ് ഡോട്ട് സ്ലാഷ് Documentsഡ് ക്യാപിറ്റലിൽ സ്ലാഷ് എന്ന് ടൈപ്പ് ചെയ്യുക
എന്റർ അമർത്തുക
പിഡബ്ല്യുഡി ടൈപ്പ് ചെയ്തു നമ്മുടെ കറന്റ് ഡയറക്ടറി പരിശോധിക്കുക
നമ്മൾ homegnuhataDocuments ൽ ആണ്
ഞാൻ കണ്ട്രോൾ L അമര്ത്തി സ്ക്രീൻ ക്ലിയർ ചെയ്യട്ടെ
അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ആയി കാണാൻ സാധിക്കും
സിഡി കമാൻഡ് ഉപയോഗിച്ച് ഹോം directory യിലേക്ക് മടങ്ങി പോകാം
സിഡി എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
വീണ്ടും പിഡബ്ല്യുഡി കമാൻഡ് ഉപയോഗിച്ച് കറന്റ് ഡയറക്ടറി പരിശോധിക്കുക
നമ്മൾ homegnuhata ലേക്ക് മടങ്ങിയെത്തി
റിലേറ്റീവ് പത്ത് ൽ നമ്മൾക്ക് എത്ര
വിവരണം ഡോട്ട് dot വേണമെകിലും വിവരണം slash ഉപയോഗിച്ചു വേർതിരിച്ചു കൂട്ടിച്ചേർക്കാം
ഈ slide ൽ നമുക്ക് ഫയൽ സിസ്റ്റത്തിന്റെ ഹയറാർക്കി കാണാം
ഏറ്റവും മുകളിൽ റൂട്ട് അല്ലെങ്കിൽ
root നു താഴെയുള്ള രണ്ടു sub directory കൾ ആണ് home ഉം bin ഉം
യൂസർനേം ഇവിടെ ഗ്നുഹത എന്ന് പേരുള്ള ഡയറക്ടറി home നു താഴെയുള്ള ഒരു sub ഡയറക്ടറി ആണ്
അങ്ങനെ ഇപ്പോൾ നമ്മൾ homegnuhata ൽ ആണ്
ഇവിടെ നിന്ന് നമുക്ക് എങ്ങനെ ബിൻ directoryറി യിലേക്ക് പോകാം
കമാൻഡ് prompt ൽ സിഡി സ്പേസ് ഡോട്ട് ഡോട്ട് സ്ലാഷ് ഡോട്ട് ഡോട്ട് സ്ലാഷ് ബിൻ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
പിഡബ്ല്യുഡി കമാൻ ഉപയോഗിച്ച് നമ്മുടെ കറന്റ് ഡയറക്ടറി പരിശോധിക്കുക
നമ്മള് binവിവരണം സ്ലാഷ് bin ൽ ആണ് ആദ്യത്തെ
വിവരണം dot dotനമ്മളെ homegnuhata വിവരണം സ്ലാഷ് ഹോം സ്ലാഷ് gnuhata യിൽ നിന്നും home വിവരണം സ്ലാഷ് home ലേക്ക് കൊണ്ട് പോയി
അടുത്തത് home ൽ നിന്നും root ലേക്കും നമ്മളെ കൊണ്ടുപോയി
ഇപ്പോൾ അല്ലെങ്കിൽ root ൽ നിന്നും നമ്മൾ bin ഡയറക്ടറി യിലേക്ക് പോകുന്നു
സിഡി കമാൻഡ് ഉപയോഗിച്ച് നമ്മുടെ ഹോം directory യിലേക്ക് മടങ്ങി പോകാം
ഒരു ഡയറക്ടറി ഉണ്ടാക്കുവാനായി മക്ദിർ കമാൻഡ് ഉപയോഗിക്കുക
command നു ഒപ്പം ഉണ്ടാക്കേണ്ട ഡയറക്ടറി യുടെപേര് ടൈപ്പ് ചെയ്യണം
ഉണ്ടാക്കുന്ന ഡയറക്ടറി കറന്റ് directory യിലാണ് ഉണ്ടാവുന്നത്
ടെസ്റ്റ്ഡിർ എന്ന പേരിലുള്ള ഡയറക്ടറി ഉണ്ടാക്കുവാനായി മക്ദിർ സ്പേസ് ടെസ്റ്റ്ഡിർ എന്ന കമാൻഡ് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് വിജയകരമായി ടെസ്റ്റ്ഡിർ ഡയറക്ടറി ഉണ്ടാക്കും
ശ്രദ്ധിക്കുക വിജയകരമായ ഡയറക്ടറി നിർമിക്കുകയോ നീക്കം ചെയ്യുകയോ ചെയ്യപെടുമ്പോൾ അതു അതുസംബന്ധിച്ച ഒരറിയിപ്പും ഉണ്ടാവില്ല
എറർ message കൾ ഒന്നും നിങ്ങൾക്ക് ലഭിച്ചില്ലെങ്കിൽ അതു സൂചിപ്പിക്കുന്നത് വിജയകരമായി പൂര്ത്തിയാക്കി എന്നാണ്
നമുക്ക് അനുവാദം നല്കപ്പെടുകയും അതെ പേരിൽ ഡയറക്ടറി നിലവിൽ ഇല്ലാതിരിക്കുകയും ചെയ്താൽ റിലേറ്റീവ് അല്ലെങ്കിൽ അബ്സല്യൂട്ട് പത്നമേ ഉപയോഗിച്ച് ട്രീയുടെ എവിടെ വേണമെങ്കിലും ഡയറക്ടറി ഉണ്ടാക്കാം
ഒന്നിൽ കൂടുതൽ directory കളോ അല്ലെങ്കിൽ directory കളുടെ ഒരു ഹയറാർക്കി തന്നെയോ ഉണ്ടാക്കുന്നതിനു ഈ പ്രക്രിയ ഉപയോഗിക്കാം
മക്ദിർ സ്പേസ് ടെസ്റ്റ്1 സ്പേസ് ടെസ്റ്റ്2 എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ഇത് പ്രസന്റ് ഡയറക്ടറി യുടെ താഴെ ടെസ്റ്റ്1 എന്നും ടെസ്റ്റ്2 എന്നും പേരുള്ള രണ്ടു directory കള് ഉണ്ടാക്കും
മക്ദിർ സ്പേസ് ടെസ്റ്റ്രീ സ്പേസ് ടെസ്റ്റ്രീ സ്ലാഷ് ടെസ്റ്റ്3 എന്ന് ടൈപ്പ് ചെയ്യുക
ഇത് ടെസ്റ്റ്രീ എന്ന ഒരു directory യും testtre യുടെ താഴെ sub ഡയറക്ടറി ആയി ടെസ്റ്റ്3 എന്ന മറ്റൊരു directory യും ഉണ്ടാക്കും
അങ്ങനെ നമ്മൾ കറന്റ് directory യിൽ testdirtest1test2ടെസ്റ്റ്രീ എന്ന പേരുകളുള്ള നാലു directory കൾ ഉണ്ടാക്കി
ഇതിൽ ആദ്യ മൂന്നെണ്ണം ശൂന്യവും അവസാനത്തെ ഒന്നിൽ ടെസ്റ്റ്3 എന്ന് പേരുള്ള ഒരു സബ്ഡയറക്ടറി യും ഉണ്ട്
ഒരു directory യോ directory കളോ നീക്കം ചെയ്യുന്നതിനായി mkdir നോട് സാമ്യമുള്ള ർമ്ദിർ കമാൻഡ് ഉപയോഗിക്കുന്നു
ർമ്ദിർ സ്പേസ് ടെസ്റ്റ്1 കമാണ്ട് ടെസ്റ്റ്1 ഡയറക്ടറി വിജയകരമായി നീക്കം ചെയ്യുന്നു
ഒരു ഡയറക്ടറി നീക്കം ചെയ്യുവാൻ നിങ്ങൾ അതിന്റെ ഉടമസ്ഥനോ നിങ്ങൾ നില്ക്കുന്ന ഡയറക്ടറി ക്രമപ്രകാരം നീക്കം ചെയ്യേണ്ടുന്ന ഡയറക്ടറി യുടെ മുകളിലാനെങ്ങിലോ കൂടാതെ ഈ ഡയറക്ടറി ശൂന്യമാനെങ്കിലോ മാത്രമേ സാധിക്കുകയുള്ളൂ
ഇപ്പോൾ കമാൻഡ് prompt ൽ ടൈപ്പ് ചെയ്യുക സിഡി സ്പേസ് ടെസ്റ്റ്രീ സ്ലാഷ് ടെസ്റ്റ്3 അങ്ങനെ testtree യുടെ സബ്ഡയറക്ടറി ആയ ടെസ്റ്റ്3 directory യിലാണ് ഇപ്പോൾ നമ്മൾ
ർമ്ദിർ സ്പേസ് ടെസ്റ്റ്ഡിർ കമാണ്ട് ടൈപ്പ് ചെയ്ത് ടെസ്റ്റ്ഡിർ ഡയറക്ടറി നീക്കം ചെയ്യുവാൻ നമുക്ക് ശ്രമിക്കാം
എന്റർ അമർത്തുക
അതു സാധ്യമായില്ല എന്ന് നമുക്ക് കാണാം
എന്തുകൊണ്ടെന്നാൽ ക്രമപ്രകാരം കറന്റ് ഡയറക്ടറി നീക്കം ചെയ്യപ്പെടെണ്ടുന്ന directory യുടെ മുകളിലല്ല
അതുകൊണ്ട് ക്രമപ്രകാരം ടെസ്റ്റ്ഡിർ directory യുടെ മുകളിലുള്ള directory യിലേക്ക് നമുക്ക് പോകാം
സിഡി സ്പേസ് ഡോട്ട് ഡോട്ട് എന്ന ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക
ഇപ്പോൾ സിഡി സ്പേസ് ഡോട്ട് ഡോട്ട് എന്ന കമാൻഡ് ടൈപ്പ് ചെയ്ത് നമ്മുടെ പേരന്റ് directory യിലേക്ക് മടങ്ങിവന്നു
ഇപ്പോൾ വീണ്ടും മുൻപിലത്തെ കമാൻഡ് ശ്രമിച്ചു നോക്കുക
ർമ്ദിർ സ്പേസ് ടെസ്റ്റ്ഡിർ എന്ന് ടൈപ്പ് ചെയ്തു എന്റർ അമർത്തുക
ടെസ്റ്റ്ഡിർ ഡയറക്ടറി വിജയകരമായി നീക്കം ചെയ്തത് ശ്രദ്ധിക്കുക
ടെസ്റ്റ്ഡിർ ഡയറക്ടറി ശൂന്യവും ആയിരുന്നു
ഒന്നിലധികം directory കളയോ അല്ലെങ്കിൽ directory യുടെ ഹയറാർക്കി യോ ഒരുമിച്ചു നീക്കം ചെയ്യാൻ സാധിക്കും
ടെസ്റ്റ്രീ ഡയറക്ടറി അതിന്റെ സബ്ഡയറക്ടറി ആയ ടെസ്റ്റ്3 യോടൊപ്പം നീക്കം ചെയ്യാൻ ശ്രമിക്കുക
കമാൻഡ് prompt ല് ടൈപ്പ് ചെയ്യുക ർമ്ദിർ സ്പേസ് ടെസ്റ്റ്രീ സ്പേസ് ടെസ്റ്റ്രീ സ്ലാഷ് ടെസ്റ്റ്3 എന്റർ അമർത്തുക
നോക്കുക ടെസ്റ്റ്രീ ശൂന്യമല്ലാത്തതിനാൽ ടെസ്ട്രീ ഡയറക്ടറി നീക്കം ചെയ്യാൻ കഴിയില്ല എന്നുള്ള എറർ മെസേജ് നല്കുന്നു
പക്ഷെ ഒരു കാര്യം നിങ്ങൾ വിട്ടുപോയി testtreeടെസ്റ്റ്3 ശൂന്യമാകയാൽ അതു നീക്കം ചെതിരുന്നു
ഇത് പരിശോധിക്കുന്നതിനായി കമാൻഡ് prompt ൽ സിഡി സ്പേസ് ടെസ്റ്റ്രീ എന്ന് ടൈപ്പ് ചെയ്ത് എന്റർ അമർത്തുക
ഇപ്പോൾ എൽഎസ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എന്റർ അമർത്തുക
നോക്കുക ഡയറക്ടറി ഒന്നുമില്ല
അങ്ങനെ ടെസ്റ്റ്3 നീക്കം ചെയ്യപ്പെട്ടു
അങ്ങനെ ഈ ലിനക്സ് ടുടോരിയലിൽ നമ്മൾ ലിനക്സ് ഫയലിനെയും directory യെയും കുറിച്ചും ലിനക്സ് ഡയറക്ടറീസ് മായി എങ്ങനെ പ്രവര്ത്തിക്കാം എന്നും പഠിച്ചു
അവയെ കാണുക അവയ്ക്കിടയിലൂടെ നീങ്ങുക അവ ഉണ്ടാക്കുക അവ നീക്കം ചെയ്യുക
ഇത് എന്നെ ഈ ടുടോരിയലിന്റെ അവസാനത്തിൽ കൊണ്ട് എത്തിച്ചിരിക്കുന്നു
സ്പോകെൻ ടുട്ടോറിയലുകൾ ടോക്ക് ടൂ എ ടീച്ചർ പ്രൊജക്റ്റിറ്റിന്റെ ഒരു ഭാഗമാണ്
ഇത് ഐസിടി യിലൂടെ നാഷണൽ മിഷൻ ഓൺ എജുകേഷനാൽ സഹായം ചെയ്യപ്പെട്ടിരിക്കുന്നു
ഇതിനെപ്പറ്റിയുള്ള കൂടുതല് വിവരങ്ങള് താഴെ പറയുന്ന ലിങ്കിൽ ലഭ്യമാണ്
ഈ സ്ക്രിപ്റ്റ് നല്കിയിരിക്കുന്നത് സൌമ്യ ആണ്
ഇത് ഇല് നിന്നും സൈന് ഓഫ് ചെയ്യുന്നു
നമസ്കാരം